ആഹ്. തിരിഞ്ഞ് തിരിഞ്ഞ്. സേവാക്കീട്ടില്ല അതാ.

ആഹ് പഠിപ്പൊക്കേകദേശം കഴിയാനായി.

ഉം അപ്പെ നല്ല യാത്രയൊക്കെ ചെയ്തിട്ട് പോകാലോ. ഒരു മണിക്കൂർത്തെ യാത്രാല്ലേ? ആഹ് നല്ല യാത്ര.

ഓ യാത്ര ഫുൾ ഏ വൈബല്ലേ? ഏ പിന്നാ എവടയാന്ന് ലാസ്റ്റ് യാത്ര പോക്ക്ണ്ടാ ഫ്രൺസിന്റെ കൂടെയൊക്കെ? ആഹ് യാ ആഹ് യാത്ര ആഹ് നമുക്ക് ഹാപ്പിനെസ്സ് ഇണ്ടാവല്ലോ യാത്രയിലൂടെ.

ഉം. ഉം കൂർഗ്.

ഏ. പിന്നാ കൊറേ ഫ്രൺസൊക്കെ ഇണ്ടായിട്ടിണ്ടാവല്ലേ, കൂട്ടുകാരൊക്കെ?

ആഹ്. ആഹ് കൊറേ കൂട്ടുകാരിണ്ടായിരുന്ന്. ഏ ഒരു രണ്ടൂസത്തെ ട്രിപ്പായിരുന്നു.

ആഹ്. യാത്രാന്ന് പറഞ്ഞാ സന്തോഷത്തിന് വേണ്ടീട്ടല്ലേ. ഉം ഉം. ഞാനുമിപ്പോ അവസാനായിട്ട് പോയ ഏ യാത്രാന്നത് ഏ മൈസൂരായിരുന്നു.

നല്ലേണ്ടായിരുന്ന് ഏ.

പിന്നാ എന്റെ ഏ വ് ഹസ്ബന്റിന്റെ കൂടയും അവരെ ഏ ഫ്രണ്ടിന്റെ കൂടെയാന്ന് പോയീനി. അതോണ്ട് നല്ല അടിപൊളി ട്രിപ്പേരുന്നു. കാറിലേന്നു പോയത്.

കൊടൈക്കനാൽ പോയിട്ടില്ല. ഇപ്പൊ ഒരു രണ്ട് മാസം മുന്നേ നമ്മള് ഊട്ടി പോയിന്നേനു ഫാമിലി ട്രിപ്പ്. ഊട്ടി വയനാട്.

ആഹ് ഫാമിലിയായിട്ട്. ഫാമിലിയായിട്ട് പോകുമ്പോ നല്ല രസാല്ലേ?

ആഹ്. പിന്നാ? പിന്ന നമ്മള് എവിടെയാ ഏ അടുത്തൊന്നും നല്ല പ്ലെയിസൊന്നും ഇല്ലല്ലോ, നല്ല സ്ഥലോന്നും ഇല്ലല്ലോ? ദൂരദൂരത്തന്നെ പോകണ്ടേ. ആഹ് ഇല്ലയില്ല, കണ്ണൂര് കാണാൻ പ്ലേസ് കൊറവല്ലേ. അഹ് കണ്ണൂര് ഇവടെയിണ്ടല്ലോല്ലേ പയ്യാമ്പലം. ആഹ് പയ്യാമ്പലം. അങ്ങനെ കൊറച്ചിണ്ട് ഒന്ന് മൂന്ന് നാല് സ്‌പേസ് പ്ലേസിണ്ട്ന്നല്ലാണ്ട് ഉം അത്ര വലിയ ഇതൊന്നും ഇല്ല ഇവിടെ. ഉം. മടക്കരേലെങ്ങാനുവില്ലേ ഒരു പക്ഷി പക്ഷികള്

ഉം അവിടെ ഞാൻ പോയിട്ടില്ല. ഉം.

പോകണന്ന് ഭയങ്കര ആഗ്രഹിണ്ട്ന്. ഇനി അടുത്തതവടെയൊക്കെ പോണന്നാണ് ഒരു ആഗ്രഹം. ആഹാ ഇതേപോലെയുള്ള കാര്യങ്ങള് ആരെങ്കിലും പറഞ്ഞാ നല്ലതല്ലേ? നമുക്കും പോവാല്ലോ? ഉം. ആഹ് നിങ്ങള് ഏ പിന്നാ പോയിട്ടിണ്ടാവല്ലേരിക്കുവല്ലേ? അവിടെ ഇല്ല, അവിടെ പോയിട്ടില്ല. കാരണതങ്ങനെ അറിയപ്പെട്ടിട്ടില്ല തോന്നുന്നു. അങ്ങനെയാണെങ്കില് നമ്മൾ എന്തായാലും പോവേണ്ടതായിരുന്നു. ഉം. ഞാൻ കൊറേയാൾടെ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് കണ്ടതാണ് പെറ്റ് സ്റ്റേഷന്റെവടെ പോയിട്ടൊക്കെ ഏ ഓന്ത് ഉടുമ്പ് അങ്ങനത്തെല്ലാം കയ്യിലെല്ലാം പിടിച്ചിട്ടെല്ലാം പിടിക്കുന്ന വീഡിയോസെല്ലാം കണ്ട്ന്. സ്റ്റാറ്റസ് ആയിട്ട് നമ്മളെ തന്നെ കൊറേ ഉം ബന്ധുക്കളങ്ങനെ പോയിട്ടിള്ള കണ്ടിന്. ഞാനിതുവരെ പോയിട്ടില്ല. ഇനിയവടെ പോണന്നാഗ്രഹോണ്ട്.

ഇങ്ങനെ ഇത് ഇങ്ങനിള്ളോരോ സ്ഥലങ്ങള് പരിചയപ്പെട്ടിട്ടാണല്ലോ പോണേ. ആഹ്. പിന്നാ നിന്റെ പഠിപ്പെല്ലാം പൂർത്തിയായാ? നിനക്ക് ഡെൽഹീല് പഠിക്കാൻ പോണന്ന് പറയുന്ന കേട്ടെ? ആഹ് ആടെ പോണം ഡെൽഹീപ്പോണം, അതിനും യാത്രയന്നെ. ആഹ് അപ്പോ കൊറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാല്ലോല്ലേ?

ആഹ് അവടെ കൊറേ ദെവസൊണ്ടാ? നിക്കണാ? ആഹ് ഒരു മൂ ഒന്നരക്കൊല്ലത്തോളം നിക്കണം.

ആഹ് ഒന്നിച്ചിള്ളത് കൊറച്ചാളിണ്ട് അഞ്ചാറാളിണ്ട്.